ആ അതെ അതു തന്നെയാണ് ഏറ്റവും വലിയ നഷ്ടവും. പിന്നെ നമുക്ക് എല്ലാവർക്കും തന്നെ മനുഷ്യർക്കും എല്ലാം തന്നെ പടർന്ന് വ്യാപിച്ചത് കൊണ്ട് തന്നെ നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലും നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയും അല്ലായിരുന്നോ. നമ്മുടെ മഹാമാരിയുടെ കാലത്ത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്നത് അല്ലയോ? അതെ അങ്ങനെയുള്ള നമ്മൾ മഹാമാരി കാലഘട്ടത്തിൽ അനുഭവിച്ചിരുന്നത്. government പുറത്തിറക്കിയ അതിന്‍റെ വീഡിയോ എടുത്തത്. അതേ അല്ലേ. ആഹ് താങ്കളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഈ മഹാമാരി വ്യാപിച്ചിട്ടുണ്ടായിരുന്നോ? അതെ, എന്‍റെ വീട്ടിൽ എന്‍റെ ഉപ്പാക്ക് മീനംകൊണ്ട പഞ്ചായത്തിൽ നിന്ന് ആദ്യമായി ഉണ്ടായത് ഞങ്ങടെ ഉപ്പായ്ക്ക് ആയിരുന്നു. അതെയോ. അത് അതായത് താങ്കളുടെ ഉപ്പ ഏതെങ്കിലും നാട്ടിലായിരുന്നോ? അതോ വീട്ടിൽ തന്നെയായിരുന്നോ? എന്‍റെ ഉപ്പ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന വ്യക്തിയായിരുന്നു. മഹാമാരി വന്നപ്പോൾ അവിടുന്നു നിന്നും പോന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിലെത്തിയപ്പോൾ test ചെയ്തപ്പോഴാണ് മഹാമാരി ഉണ്ടെന്നു വ്യക്തമായത്.

ആ അതെ. വേറെ ആരെങ്കിലും സമ്പര്‍ക്കപ്പട്ടികയില്‍ ഉണ്ടായിരുന്നോ മഹാമാരിയുടെ കാലത്ത്? സമ്പർക്ക പട്ടികയിൽ ആരും ഉണ്ടായിരുന്നില്ല. അതേ. ആഹ് പിന്നെ വീട്ടിലുള്ളവർ എവിടെയായിരുന്നു quarantine? ആഹ് താമസിച്ചിരുന്നത്? വീട്ടിലാണോ? അതോ ജോലി ചെയ്യുന്ന സ്ഥലത്താണോ? ഞങ്ങൾ ഞങ്ങളുടെ ഉപ്പാന്‍റെ അനിയന്‍റെ വീട്ടിലായിരുന്നു quarantine താമസിച്ചിരുന്നത്.

അതെ, ഉപ്പ വന്നപ്പോൾ ഞങ്ങൾ മാറി താമസിച്ചതായിരുന്നു. ഈ test നടത്തിയതിനുശേഷം എത്ര ദിവസത്തിനു ശേഷമാണ് positive ആണ് എന്ന് നിങ്ങക്ക് മനസിലായത്. Test ഉപ്പ വരുമ്പോൾ check post ല്‍ നിന്നാണ് test ചെയ്തത്. Test ഒരാഴ്ചക്കുള്ളിൽ result വന്നു. അങ്ങനെയാണ് positive ആണെന്ന് ഞങ്ങള്‍ക്ക് മനസിലായത്. ആ അങ്ങനെയാണ് അല്ലേ? പിന്നെ നിങ്ങൾ എവിടെയാണ് treatment എല്ലാം ചെയ്തിരുന്നത്? hospital ഇല്‍ ആണോ, അതോ വീട്ടില്‍ തന്നെ ഇരിക്കുകയാണോ ഉണ്ടായത്? Positive ആണെന്ന് അറിഞ്ഞതിനു ശേഷം government വന്ന് ഉപ്പാനെ കൊണ്ട് പോകുകയും, അവരാണ് treatment ചെയ്യുകയും ചെയ്തിരുന്നത്. അങ്ങനെയാണ് അല്ലേ? പിന്നെ എത്ര ദിവസത്തിനുശേഷമാണ് ഇത് negative ആയി മാറിയത് പിന്നെ test കള്‍ ചെയ്തോ? അതെ, പിന്നെയും test കള്‍ ചെയ്തു. ഒരു ഏകദേശം ഒരു ഒരാഴ്ചയ്ക്കകം വീണ്ടും അത് negative ആയി മാറി. ഉപ്പ വന്നതിന് വന്നതിനുശേഷം നിങ്ങൾ വീണ്ടും നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ പോയോ? അതോ കൊറച്ചുകൂടി കഴിഞ്ഞ് ഒരു പതി പതിനാല് ദിവസത്തിന് ഒക്കെ ശേഷമാണോ ആ വീട്ടിലേക്ക് താമസം മാറിയത്? അതെ ഉപ്പ വന്നൊരു പതിനാല് ദിവസത്തിനു ശേഷം തന്നെയാണ് ഞങ്ങൾ ആ വീട്ടിലേക്ക് താമസം മാറ്റിയത്. ആ അങ്ങനെയാണ് അല്ലേ. പിന്നെ വേറേയാര്‍ക്കും ഉണ്ടായിട്ടില്ലല്ലോ നിങ്ങളുടെ വീട്ടിൽ? പിന്നെ ഞങ്ങളുടെ വീട്ടിൽ നിന്നും ആർക്കും ഉണ്ടായിട്ടില്ല. ആ അങ്ങനെ അല്ലേ. ഇപ്പോൾ തന്നെ നമ്മുടെ എല്ലാ വീട്ടിലും ഇങ്ങനെ ഉണ്ടാകും. അതിപ്പോ നിങ്ങളുടെ വീട്ടിൽ ഒരാൾക്കാണ് പല വീട്ടിലും എല്ലാവർക്കും ഉണ്ടായിരുന്നു. നിങ്ങള്‍ക്കങ്ങനെ അനുഭവപ്പെട്ട സാഹചര്യമുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ അല്ലാതെ മറ്റേതെങ്കിലും വീട്ടില് corona എല്ലാവർക്കും വ്യാപിച്ചതായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ എവിടെന്നെങ്കിലും കേട്ടിട്ടുണ്ടോ? അതെ, ഞങ്ങളുടെ തൊട്ടടുത്തുള്ള വീട്ടിൽനിന്ന് എല്ലാവർക്കും corona ബാധിച്ചിരുന്നു. അവർ വിദേശയാത്ര പോയി വരികയായിരുന്നു. അങ്ങനെയായിരുന്നു അവർക്ക് corona എന്ന രോഗം വ്യാപിച്ചത്. അവരെല്ലാവരും quarantine ൽ ആയിരുന്നു. പിന്നീട് അവർ test ചെയ്തപ്പോൾ അവർക്ക് എല്ലാവർക്കും corona ബാധിച്ചതെന്ന് കണ്ടുപിടിച്ചു. ആ അങ്ങനെയാണല്ലേ. ഇതിപ്പോ നമ്മൾ ആദ്യം തന്നെ തുടങ്ങിയത് ചൈനയിൽ നിന്നാണ്. പിന്നെ ഇത് എല്ലാ രാജ്യങ്ങൾക്കും ലോകമെമ്പാടും വ്യാപിക്കുകയാണ് ചെയ്തത്. കൊച്ചുകുട്ടികൾ മുതൽ

അതെ, ആദ്യം ഇത് ചൈനയിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് അവിടെയുള്ളവർക്ക് എല്ലാവർക്കും ബാധിച്ചതിനു ശേഷം നമ്മുടെ രാജ്യത്തുള്ള വ്യക്തികൾ അവിടെ നിന്നും ഇങ്ങോട്ട് വന്നപ്പോഴാണ് നമുക്ക് ഇത് ബാധിച്ചത്. ഇത് പ്രായഭേദ മെന്ന് ഒന്നില്ലാതെ എല്ലാവര്‍ക്കും ബാധിച്ചിരുന്നു. കൊച്ചുകുട്ടികള്‍ക്ക് മുതല്‍ മുതിര്‍ന്നവര്‍ക്കു വരെ ഇത് ബാധിച്ചിരുന്നു. എല്ലാവര്‍ക്കും ഇത് ഭയങ്കരമായ ഒരു രോഗം ആയിരുന്നു. കുറെ ഇതുമൂലം കൊറേ ആളുകള്‍ മരണപ്പെടുകയും പുതിയ രോഗങ്ങള്‍ക്കും കാരണമാവുകയും ചെയ്തു. അതേ ഇല്ലേ അങ്ങനെ തന്നെയാണ് ഈ corona കാരണം നമ്മുക്ക് ഉണ്ടായ ബുദ്ധിമുട്ടുണ്ടായത്. പിന്നെ നമ്മുടെ government എല്ലാം corona ക്കെതിരെ പല നിയന്ത്രണങ്ങളും ഉണ്ടാക്കി നമ്മൾ തന്നെ നമ്മളെ സൂക്ഷിക്കുക എന്ന് തന്നെ ആയി. അതിനുള്ള നിയന്ത്രങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമോ? ഈ mask വയ്ക്കുക, അതായത് കൈ കഴുകുക എന്ന് പോലത്തെ മറ്റു നിയന്ത്രങ്ങള്‍ എന്തൊക്കെയാണ് നിങ്ങള്‍ക്ക് പറയാന്‍ പറ്റുമോ? അതേ നമ്മുടെ സമൂഹം നമുക്ക് ഒരുപാട് കാര്യങ്ങള്‍ ചെയ്തു തന്നിട്ടുണ്ട്. Mask വയ്ക്കുക. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകുക. പിന്നെ സമ്പര്‍ക്കത്തില്‍ എത്താതിരിക്കുക. എവിടെയെങ്ങും പുറത്തിറങ്ങാതിരിക്കുക. പിന്നെ വീട്ടില്‍ നിന്ന് തന്നെ എല്ലാവരും ചെയ്യുക. അങ്ങനെയുള്ള പലകാര്യങ്ങളും നമുക്ക് government ചെയ്തു തന്നിട്ടുണ്ട്. ആ അതേ. അതുപോലെ തന്നെ നമ്മൾ corona കാരണം നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെയും, പല ആളുകളുടെയും ജോലികൾ നഷ്ടപ്പെടുകയും, വിദേശരാജ്യങ്ങളിൽ ഉള്ളവർക്ക് നാട്ടിലെത്താതെ വരികയും ഒക്കെ അങ്ങനെ പലതരം ബുദ്ധിമുട്ടുകളും പലരും അനുഭവിച്ചിരുന്നു. corona കാരണം നമ്മൾ lockdown എന്ന ഒരു അവസ്ഥയിലേക്ക്

എനിക്ക് നേരിട്ടുണ്ട്. ആ അതെ ഇത് തന്നെയാണ് എല്ലായിടത്തും സംഭവിക്കുന്നത്. എല്ലാവർക്കും അവരുടെ ജോലി നഷ്ടമായി. കുട്ടികൾക്കൊന്നും വിദ്യാഭ്യാസം ലഭിക്കാതെ ഇരുന്നു. പല ആളുകള്‍ക്കും പുറത്തിറങ്ങാത്തതിനാല്‍ ജോലിക്കൊന്നും പോകാൻ പറ്റാതെയായി. രോഗികളെല്ലാം കിടപ്പിലായി. മാത്രമല്ല ആശുപത്രികളിലൊന്നും ചിലര്‍ക്കും പല സാഹചര്യങ്ങള്‍ മൂലം പോകാന്‍ പറ്റാതെയായി. കുറെ നമ്മൾ ഈ lockdown കാലത്ത് corona മൂലം നമ്മൾ അനുഭവിച്ചിരിക്കുന്നു. corona ബാധിച്ചത് മൂലം എത്ര മനുഷ്യരാണ് മരിച്ചതെന്ന് നിങ്ങൾക്കൊക്കെ അറിയില്ലേ? അതെ എല്ലാവർക്കും അറിയുന്നതുപോലെ തന്നെ ഓരോ ദിവസം കൂടുന്തോറും രോഗികളുടെ എണ്ണം ഇരട്ടിയായിരുന്നു വർദ്ധിച്ചിരുന്നത്. ഒരു ദിവസം പത്ത് ആയിരുന്നെങ്കിൽ പിറ്റേ ദിവസം അത് ഒരു അമ്പതിലേക്ക് എങ്കിലും മാറുമായിരുന്നു. അങ്ങനെയായിരുന്നു നമ്മടെ നാടിന്‍റെ corona ബാധിതരുടെ അവസ്ഥ പിന്നീടു അത് നമ്മടെ സര്‍ക്കാര്‍ എന്തായാലും എടപെട്ടു അത് കുറച്ചു.

അതെ ഇപ്പോൾ അത് കുറഞ്ഞു എന്നാണ് തോന്നുന്നത്. എന്നാൽ പൂർണമായി നശിച്ചിട്ടില്ല എന്നാണ് കേൾക്കുന്നത്. ആ, അതെ. പൂർണ്ണമായും നശിച്ചിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ആഹ് പിന്നെ ഇതുമൂലം നമ്മള്‍ക്ക് ഏർ

പെട്ടെന്ന് തന്നെ മരണപ്പെടാനുള്ള സാധ്യതയൊക്കെ ഉണ്ടായിരുന്നില്ലേ. ഈ corona ബാധിച്ചവർക്ക് അതെ ആദ്യം ഇത് ഇതിനു മുമ്പ് രോഗമുള്ളവർക്ക് ആദ്യം ഇത് ബാധിച്ചാല്‍ അവര്‍ പെട്ടന്ന് മരണപ്പെടുകയാണ് ചെയ്തിരുന്നത്. അവര്‍ക്ക് ഈ രോഗത്തെ പ്രതിരോധിക്കാന്‍ ഉള്ള ശേഷി ഉണ്ടായിരുന്നില്ല. അത് കൊണ്ടാണ് അവര്‍ പെട്ടന്ന് പെട്ടന്ന് മരണപ്പെട്ടി രുന്നത് അവര്. ഉള്ളവര്‍ കുറെ നമ്മുടെ ചുറ്റുപാടുകളില്‍ തന്നെ ഉണ്ടായിരുന്നു.

നമ്മുടെ പല ആരോഗ്യ വിദഗ്ധരും നമുക്ക് പറഞ്ഞു തന്നിരുന്നില്ലേ. ചൂടുവെള്ളം കുടിക്കുക പിന്നെ അതുപോലെതന്നെ മഞ്ഞ അഹ് മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളം കുടിക്കുക. അതിനെ പറ്റി എന്തേലും നിങ്ങള്‍ക്ക് അറിയാമോ? അത് എങ്ങനെയാണ് ചെയ്യുക എന്നൊക്കെ?

ആ അതേ ആഹ് എല്ലാ പഞ്ചായത്തുകളിലും, എല്ലാ ward ഉകളിലും ഒക്കെ ഈ ആരോഗ്യ വിദഗ്ധർ പറഞ്ഞു തന്ന പോലെ ആഹ് പഞ്ചായത്തുകാരൊക്കെ നമുക്ക് ചെയ്തു തന്നിരുന്നു അല്ലേ. നിങ്ങളുടെ പഞ്ചായത്തിലൊക്കെ ചെയ്തിരുന്നോ? അതെ ഞങ്ങളുടെ പഞ്ചായത്തുകളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തന്നിരുന്നു. അതുപോലെ തന്നെ ഹോമിയോ മരുന്നുകൾ പിന്നെ രോഗം ബാധിച്ചവരെ ആശുപത്രികളില്‍ എത്തിക്കുക അങ്ങനെയുള്ള പല കാര്യങ്ങള്‍ പഞ്ചായത്ത്‌ ഞങ്ങള്‍ക്ക് ചെയ്തു തന്നിരുന്നു.

ആ അതെ അല്ലേ ചുരുക്കം പറഞ്ഞാല്‍ ആ corona കാലത്ത് നമുക്ക് സര്‍ക്കാരില്‍ നിന്നും കുറച്ച് ഒക്കെ നമുക്ക് ലഭിച്ച നല്ല കാര്യങ്ങള്‍ ഒക്കെ ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം നമുക്ക് പറയാന്‍ അല്ലേ. ഉം അതേ. സര്‍ക്കാരില്‍ നിന്ന് ഒരു പാട് കാര്യങ്ങള്‍ നമുക്ക് നല്കിയിരുന്നു. അതുപോലെ ഒരു പാട് കാര്യങ്ങള്‍ നമുക്ക് നല്‍കാതെയും ചെയ്തിരുന്നു. പിന്നെ ഈ corona യെ തടുക്കാന്‍ വേണ്ടി പിന്നെ സര്‍ക്കാരും, ആരോഗ്യ വിദഗ്ദ്ധരും ഒക്കെ നമുക്ക് vaccination ചെയ്തു തന്നിരുന്നു. നിങ്ങൾ vaccine എടുത്തിട്ടുണ്ടോ? എത്ര vaccine ആണ് നിങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്? അതെ, ഞാൻ vaccine എടുത്തിട്ടുണ്ടായിരുന്നു. വിധത്തിലുള്ള vaccine ആണ് എടുത്തിരുന്നത്. ആ അതെ ഇല്ലേ. ഈ vaccine first വന്ന മുതല്‍ ഏതു പ്രായം മുതലായിരുന്നു എടുക്കാന്‍ പറ്റുക? ആദ്യം ഈ vaccine വന്നത് മുതിര്‍ന്നവര്‍ക്കായിരുന്നു. പിന്നീടു അത് പതിനെട്ട് വയസിനു മുകളില്‍ ഉള്ളവര്‍ക്കായി. പിന്നിട് അത് ഒരു പതിനഞ്ചു വയസുതൊട്ട് പതിനെട്ട് വയസ് പിന്നീടത് പ്രായഭേദമന്യേ എല്ലാവര്‍ക്കും ലഭിക്കാന്‍ തുടങ്ങി. പിന്നേ പിന്നെ നമുക്ക് ചോദിക്കാന്‍ ഉള്ളത് എന്തെന്ന് വച്ചാല്‍ vaccine മൂലം നമ്മക്ക് corona എന്ന മഹാമാരിയെ കൊറച്ചെങ്കിലും തടുക്കാനായി സാധിച്ചിട്ടുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം. എന്‍റെ അഭിപ്രായം vaccine മൂലം ഒരുപാട് നമുക്ക് ഈ രോഗത്തില്‍ നിന്ന് മുക്തി നേടാന്‍ ലഭിച്ചിട്ടുണ്ട്. ആ അതെ ല്ലേ എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. എല്ലാവര്‍ക്കും ഒരുപോലെ ആകണമെന്നില്ലല്ലോ അഭിപ്രായം. അത് കൊണ്ട് ചോദിച്ചതാണ്. പിന്നെ നമുക്ക് എന്ത് പറയാന്‍ ഉള്ളത് corona നമ്മളെ വളരെയധികം നാശനഷ്ടത്തിലാക്കി എന്ന് തന്നെ വേണം നമുക്ക് പറയാന്‍ അല്ലേ. അതെ, ഒരുപാട് നാശനഷ്ടത്തിലാക്കി നമ്മളെ. ഞാൻ പിന്നെ വിളിക്കാം ട്ടോ. ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് ഇവിടെ ചര്‍ച്ച നിര്‍ത്താം. നമ്മക്ക് വേറെ വിഷയവുമായി പിന്നീടു സംസാരിക്കാം. ആ ശരി എന്നാ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

നല്ല സുഖം എന്താ കുറെ മെലിഞ്ഞ് പോയല്ലോ എന്താ വല്ല diet എടുക്കുന്നുണ്ടോ അതേ diet എടുക്കുന്നു കുറെ നാളായി വിചാരിക്കുന്നു എങ്ങനെയെങ്കിലും ആരോഗ്യം വീണ്ടെടുക്കണം അപ്പോ കുറച്ച് dieting ഒക്കെ ചെയ്തിട്ട് ആരോഗ്യം വീണ്ടെടുക്കണമല്ലോ ആരോഗ്യമല്ലേ എല്ലാം

ആ doctor കാണിച്ചിരുന്നു അപ്പം doctor പറഞ്ഞു എന്താണ് dieting എല്ലാം ചെയ്തിട്ട് നമ്മള് നമ്മുടെ ശരീരത്തെ ഇളക്കണം നമ്മുടെ ശരീരത്തിൽ തടി കൂടിയാൽ നമ്മുടെ ശരീരത്തിൽ രോഗങ്ങൾ വരാനുള്ള സാധ്യതകളും കൂടും

വ്യായാമം ചെയ്യുന്നുണ്ടോ അപ്പോ വെറും ഭക്ഷണം കുറച്ചത് കൊണ്ട് മാത്രം ആരോഗ്യം നമുക്ക് ഒരിക്കലും കിട്ടില്ല നമ്മൾ തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വ്യായാമം കൃത്യമായി ചെയ്താൽ മാത്രമേ ഇതാവുകയുള്ളൂ ആ അത് നീ പറഞ്ഞത് ശരിയാ അതുകൊണ്ട് ഞാൻ എന്തായാലും ഭക്ഷണം കുറക്കുന്നതിനൊപ്പം ഞാൻ ഇപ്പോൾ gym മ്മിൽ പോവാനും തുടങ്ങി gym ൽ പോവുമ്പോൾ എന്താണ് ആ gym ലത്തെ dietician പറയുന്ന പ്രകാരമുള്ള ഭക്ഷണമെ കഴിക്കാൻ പാടുള്ളൂ അവർ പറയുന്നത് നീ കേട്ടോ ആകെ ഒരു cup ചോറ് അത് ഒരു നേരം മതിയോരാൾക്ക് ആത്രേയും carbon carbo നമുക്ക് മതി അതിന് ആത്രേയും ആത്രേയും നമ്മൾ ൻ control ചെയ്ത് വേണം നമ്മൾ diet ചെയ്യേണ്ടത് അങ്ങനെയാ പറയുന്നത് അവർ ആ നമ്മളെ പഴങ്ങളും പച്ചക്കറികളും അതുപോലെ തന്നെ chicken അങ്ങനെയുള്ള മുട്ട പാൽ ഇതുപോലുള്ള നല്ല നല്ല ആഹാരങ്ങൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നല്ല നല്ല ആഹാരങ്ങൾ കഴിച്ചു കൊണ്ട് നല്ല വ്യായാമം ചെയ്തു കൊണ്ട് നന്നായി അധ്വാനിച്ച് വേണം നമുക്ക് ആരോഗ്യം നിലനിർത്താൻ വേണ്ടി ആ അത് നീ പറഞ്ഞത് ശരിയാ നമ്മൾ എന്താണ് നമ്മൾ പുറത്തുള്ള ഭക്ഷണം കഴിക്കുന്നത് പകരം hotel ഭക്ഷണം കഴിക്കുന്നത് പകരം എന്താണ് പഴങ്ങളും പച്ചക്കറികളാണ് കഴിക്കണം പറയുന്നത്

അതാവുമ്പോൾ നമുക്ക് വേഗം ദഹിക്കുകയും ചെയ്യും നമുക്ക് സുഖമായി ഉറങ്ങുവുകയും ചെയ്യാം അതാണ് പഴങ്ങൾ കഴിച്ചാൽ എന്താണ് നമുക്ക് വിശപ്പ് ക്ഷമിക്കും ചെയ്യും അതെന്താണ് തടി ആയിട്ട് കൊഴുപ്പ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ നിൽക്കൂല നേരെമറിച്ച് എണ്ണ പാലഹാരങ്ങളോ മറ്റ് പലഹാരങ്ങളോ പുറത്ത് നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ആ എണ്ണയും കൊഴുപ്പുമെല്ലാമാണ് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞ് കൂടുന്നത് അപ്പോ അത് വഴി നിരവധി അസുഖങ്ങളും കുറെ രോഗങ്ങളും നമ്മുടെ ശരീരത്തിൽ ഇപ്പോഴത്തെ തലമുറയെ കുറിച്ച് ആലോചിക്കണം ഇത്രയും ചെറിയ കുട്ടികൾക്ക് വരെ sugar റും മറ്റു ആരോഗ്യ പ്രശ്നങ്ങളും അങ്ങനെ പല കുറെ പ്രശ്നങ്ങളാണ് ഇനി ചെറിയ മക്കൾ വരെ നേരിടേണ്ടി വരുന്നത്

നമക്ക് പക്ഷേ ഒന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ ഈ കാലത്ത് പച്ചക്കാരികളിലും പഴങ്ങളിലും ഒക്കെ വിഷയം വരുന്നുണ്ട് അതൊക്കെ നമ്മുടെ ആരോഗ്യത്തെ സാരമായി തന്നെ ബാധിക്കും ആ അത് നീ പറഞ്ഞത് ശരിയാ പുറത്തുള്ള പഴകിയ ഭക്ഷണങ്ങളും അതിന് മുകളിൽ ഉപയോഗിക്കുന്ന color റും എണ്ണയും ഉപയോഗിച്ച എണ്ണ തന്നെയാണ് വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നത് ഇതുവഴിയെല്ലാം എത്ര എത്ര അസുഖങ്ങളാ വരുവാ

നമ്മുടെ ശരീരത്തിലെ ആരോഗ്യം തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് ശരീരത്തിന്റെ മാത്രമല്ല ആരോഗ്യം എന്ന പറയുമ്പോള് അതിൽ സുപ്രധാനമായ പങ്ക് മാനസികാരോഗ്യത്തിനുമുണ്ട് അതൊക്കെ വേണമെങ്കിൽ നമുക്ക് നല്ല ആഹാരവും നല്ല വ്യായാമവും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയും അതു ശരിയാ എത്ര സമ്പാദിച്ചാലും കാര്യമില്ല ശാരീരികമായ ആരോഗ്യവും മാനസികമായ ആരോഗ്യവുമാണ് നമ്മൾ നിലനിർത്തേണ്ടത് അത്തില്ലെങ്കില് മറ്റെന്ത് കിട്ടിയിട്ടും ഒരു പ്രയോജനവും നമുക്ക് ഉണ്ടാവൂല